മോനുസെ നമ്മടെ നാട്ടിൽ ഇപ്പോം ജോലി ഒന്നും കിട്ടുന്നില്ല നമ്മുടെ ഇവിടുത്തെ യുവാക്കൾക്ക് എനിക്ക് തോന്നുന്നേ എല്ലാരും ഇപ്പോ പൊറത്തോട്ടൊക്കെ പോയ്കൊണ്ടിരിക്കുന്നെ ഇവിടെ നിക്കാൻ ആർക്കും താല്പര്യം ഇല്ല അതെന്തെർക്കും കാരണം ആഹ് ആൽബിനെ അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ചെലവ് കൂടുതലും വരുമാനം കുറവുവാ ഇപ്പോഴത്തെ ഒരു നമ്മുടെ നാട്ടിലെ സാഹചര്യം വെച്ച് ഒരു സാധാരണക്കാരനായ ഒരു ആൾക്ക് സുഗമായി ജീവിക്കാൻ ഉള്ള ഒരു വരുമാനം അങ്ങിനെ ഉള്ള ഒരു സംവിധാനം നമ്മള് നമ്മുടെ നാട്ടിൽ ചെയ്തു കൊടുക്കുന്നില്ല നമ്മുടെ സർക്കാർ തന്നെയാണ് അതിന് കാരണവും പിന്നെ പൊതു മേഖല സ്ഥാപനങ്ങളിൽ നിന്നുള്ള അത്ര വരുമാനം വരുമാനംകോണ്ടൊരു ഒരു സാധാരണ ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം ആണ് കാരണം ന്ന് പറഞ്ഞാൽ പെട്രോൾ ഇന് തന്നെ പെട്രോളിന് തന്നെ ഒരു നൂറു രൂപ ആയി ഒരു ലിറ്റർ പോലും തികച്ചു കിട്ടാതില്ല നൂറു രൂപക്ക് ഇപ്പൊ എത്രെ നൂറ്റി അഞ്ചോ അങ്ങിനെ എങ്ങാണ്ട് ആണ് പെട്രോൾ ലിറ്ററിന് എങ്ങാണ്ട് വെല സാഹചര്യത്തിൽ ആഹ് ആഹ് അല്ല അളിയാ പിന്നെ എനിക്ക് ഇപ്പോഴും തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ തൊഴിലിന് വേണ്ടിട്ടുള്ള പഠിത്തം ആണ് നമുക്കുള്ളത് നമ്മൾ ജോലിക്കുള്ള പഠിത്തം ഒന്നും അല്ല നമ്മൾ പഠിക്കുന്നെ കൊറേ എന്തേലും ഒക്കെ ടീച്ചർമാർ എന്തേലും ഒക്കെ പറഞ്ഞു തരും നമ്മളാണെങ്കി ചുമ്മാ അതിരുന്ന് കുത്തിയിരുന്ന് പഠിക്കും ആ അല്ലാതെ മാർക്കിന് വേണ്ടിട്ട് ഉള്ളതല്ല ഈ പഠിച്ചത് ഒന്നും നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഉപകാരപ്രദം ആയിട്ട് തോന്നിട്ടില്ല എപ്പോ എല്ലാരും സംശയം ആണ് എനിക്ക് അങ്ങിനെ തോനീട്ടില്ല നിനക്ക് എന്താ അയിനെ പറ്റി പറയാൻ ഉള്ളെ

ജീവിതത്തിൽ വേറെ ആ അതുമായി ബന്ധപ്പെട്ട് വല്ലോം അത്രേ എന്താ പറയാ ഈ ഡോക്ടറേറ്റ് വല്ലോം എടുക്കാൻ പോവേ ഓ ഓക്കേ വല്യ വല്യ പഠനങ്ങൾ അതിലൊട്ട് എടുക്കാൻ പോവെച്ചെങ്കി ഒകെ ആണ് അത് അങ്ങിനത്തെ വിഷയങ്ങളിലോട്ട് മാറി കഴിഞ്ഞാൽ നമുക്ക് നടക്കും പക്ഷെ അല്ലാത്ത സ്ഥിതിക്ക് അങ്ങിനെ ഉള്ള കാര്യങ്ങളൊന്നും അധികം നമ്മൾ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നില്ല

അത് അതിനോടുള്ള മേഖലകളിൽ മാത്രം ഉള്ള ഒരു ആവിശ്യം ആണ്.അത് മാത്രമാണ് അതൊരു പ്രശ്നം പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ യുവാക്കളാണ് ഈ തൊഴിലില്ലായ്മയുടെ വലിയൊരു ഭീഷണി നേരിട്ടൊണ്ടിരിക്കുന്നേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോം എല്ലാരും ഇപ്പൊ തൊഴിലെടുക്കനായിട്ട് പോകുന്നത് ഒന്നുല്ലെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകും അല്ലെങ്കിൽ ഏഹ് മരുന്ന് മേഖല എന്ന് വച്ച് കഴിഞ്ഞാൽ ഒന്നുല്ലെങ്കി ഡോക്ടർ പഠനത്തിന് ആയിരിക്കും ഇപ്പോഴും പോകുന്ന ഒരു മേഖലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇവിടെ അങ്ങിനെ അധികം ഈ വ്യവസായത്തിന് വ്യവസായ ഒരു യുവ വ്യവസായികൾക്ക് ഒന്നും ഒരു അവസരം കൊടുക്കുന്നതായിട്ട് എനിക്ക് കണ്ടിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ സ്ഥാപനങ്ങൾ സംരംഭങ്ങൾ ഒക്കെ പൊറത്തൊക്കെ ആണങ്കി അങ്ങിനെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയാണെങ്കി അങ്ങിനെ ഒന്നും കാണുന്നില്ല അതെന്താ ഇവിടെ മാത്രം അങ്ങിനെ ഒരു ഒരു താല്പര്യം താരത്തെ വർക്ക്കാർ ഒക്കെ എന്താ ഇത് ഇങ്ങനെ ഒരുമാതിരി ഇഹ് സർക്കാർ എന്താ ഇതിനൊരു താല്പര്യം കൊടുക്കാത്ത പോലെ എനിക്ക് തോണിട്ടുള്ളെ അതെന്താ നിനക്ക് നിനക്കു തോന്നീട്ടില്ല അങ്ങിനെ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങിനെ ഒരു അവസ്ഥ കൊടുക്കാത്തത് ഉള്ള കാരണംന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നേരെ അഹ് ആ പുതുതായി തുടങ്ങിയ ആള് സമു നമ്മുടെ ഈ സമൂഹത്തിൽ വലുതായി കഴിഞ്ഞാൽ മറ്റുള്ള വൻകിട വ്യവസായികൾക്ക് അതൊരു പ്രശ്നം ആക്കും കാരണം അവരിൽ നിന്ന് ഇതാണ് അപ്പൊ അവരുമായിട്ട് സംബന്ധിച്ചു നടക്കുന്ന രാഷ്ട്രീയക്കാര് അവരോടൊപ്പം നിന്ന് മറ്റുള്ള ഇവരെ ഇവരെ ഒന്ന് പൊക്കിക്കൊണ്ട് വരാൻ ഉള്ള സംവിധാനം അവര് ചെയ്തു കൊടുകേല അതുകൊണ്ടാണ് ഇങ്ങനെ നാട് ഇങ്ങനെ കെടക്കുന്നെ അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട് നാന്നാവാതെ

നമ്മളിവിടെ അഹ് തൊഴിൽന്ന് പറഞ്ഞാൽ ആകപ്പാടെ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന പുസ്തകത്തിലുള്ള പഠിത്തത്തിന് അകത്തുള്ള തൊഴിൽ മാത്രേ കാണാറൊള്ളൂ അല്ലാത്തൊരു തൊഴിൽ ഒന്നും ഇല്ല മെ ഒരു ഇല്ല താ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് വെച്ച ഇപ്പോം കായികമായിട്ട് കിട്ടുന്ന തൊഴിലുകൾ ഉണ്ടല്ലോ ഇപ്പോൾ കായികം ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വല്യ വല്യ കായിക താരങ്ങളൊക്കെ ആകോലോ അതൊരു വല്യ ഒരു ഈഹ് മേഖല ആണല്ലോ പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസത്തിനാണെങ്കിൽ ഇപ്പോം ഏഹ് കായിക മേഖലക്ക് വല്യ പ്രാധ്യാനം കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നീട്ടില്ല. കാരണം ഇപ്പൊ വേറെ നാട്ടിൽ ഒക്കെ ആണെങ്കിലും വേറെ ഫുട്ബോൾ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ അല്ല ഫുട്ബാൾ ആയിക്കോട്ടെ മറ്റ് ഏതൊരു വിനോദ കായിക വിനോദത്തിലാണെങ്കിലും അവർ വിദ്യ ആ തൊഴിലിനാണ് അവർ വല്യ നമ്മുടെ നാട്ടിൽ എന്താ അങ്ങിനെ ഒന്നും കാണാതെ അഹ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അമിതമായ ജാതി ആയിട്ടുള്ള ഒരു ഈഹ് കോ ഈഹ് അവസ്ഥയാണ് ജാതി ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാർ അങ്ങിനെ ഉള്ളൊരു സമ്പ്രദായം ഇവിടെ നെല നിൽക്കുന്നൊണ്ട് ഇങ്ങനെ ഉള്ളവരെ കേറ്റി വിടത്തില്ല കഴിവുള്ള എന്തോരം ആളുകളുണ്ട്

അല്ല അത് സത്യാട്ടോ അത് സത്യാ കാരണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണെ പോലും തൊഴിൽ നോക്കുവാണെങ്കിൽ ഇഹ് ഒരു വലിയൊരു വിഭാഗീത കാണുന്നുണ്ട് അത് അത് നീ പറഞ്ഞപോലെ ശെരിയായൊരു കാര്യവാ പിന്നെ തൊഴിൽ മേഖലെൽ ആണെങ്കില് പലപ്പോഴും കാണുന്ന വല്യൊരു സത്യ കാര്യന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോം സർക്കാർ തൊഴിലുകളാണെങ്കിൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രേ കേറാൻ പറ്റുന്നൊള്ളു സർക്കാരും എല്ലാവരും ഈ മറ്റെ പൊതുമേഖല പരീക്ഷക്ക് വേണ്ടീട്ടാ നിക്കുന്നെ പക്ഷെ അതേ സമയത്താണെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ മറ്റ് പൊതുമേഖല പൊതുമേഖല അല്ലാതെ എഹ് മറ്റു സ്ഥാപനങ്ങളൊന്നും ഇങ്ങോട്ട് വരുന്നില്ല നമ്മുടെ നാട്ടിലോട്ടൊക്കെ അവരാണെങ്കി പുതിയ വ്യവസായങ്ങൾ ഇറക്കാൻ ഒക്കെ പേടിക്കേ കാരണം ഈ ഹർത്താൽ കാരണോം മറ്റു കാരണങ്ങൾ ഒക്കെ ആയിട്ട്. അത് നമ്മുടെ നാടിൻ്റെ ഒരു വല്യൊരു ഈഹ് വല്യൊരു നാശത്തിലോട്ടല്ലേ നമ്മുടെ നാട് പോയ്കൊണ്ടിരിക്കുന്നെ ആഹ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ അഞ്ച് ലക്ഷം ഓഹ് തൊഴിൽ